അതുപോലെ മഴയത്ത് തോണിയൊക്കെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ടോ ആഹ് വിട്ട്കുണു

ആഹ് ഇഷ്ടാണല്ലോ paper തോണി

paper കൊണ്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം വിമാനം ഉണ്ടാക്കാൻ അറിയാം

പിന്നെ പിന്നെ ഉണ്ടാക്കാൻ തോണി ല്ലേ ഉം വേറൊന്നും അറീല പിന്നെ ഇല്ല അവിടെ ഒരു ഭാഗത്ത് ഇരുന്ന് സംസാരിക്കു ട്ടാ ആഹ് ഞാനിവിടെ പടക്കം പൊട്ടിക്കുന്നത് ഇഷ്ടമാണോ ആഹ് ഇഷ്ടാണ്

ഗുണ്ട

പിന്നെ കമ്പിത്തിരി മത്താപ്പ് ഒക്കെ ഇഷ്ടാണോ എയ് അങ്ങനെത്തെയൊന്നും വാങ്ങി യിട്ടില്ല വാങ്ങിയിക്കുണു കമ്പിതിരിയൊന്നും കത്തിച്ചിട്ടില്ല കമ്പിത്തിരി കത്തിച്ചുക്കുന്നല്ലോ പിന്നെ നിലച്ചക്രം കത്തിച്ചിക്കുണോ

പൂക്കുറ്റി ഇഷ്ടമാണോ

ആഹ് വിഷു ആവാൻ ആയല്ലോ അല്ലേ

പടക്കം വാങ്ങിയൊ ഇപ്രാവശ്യം പടക്കങ്ങൾ ഇറങ്ങിക്കുന്നല്ലോ വാങ്ങിക്കും വാങ്ങി പൊട്ടിക്കലുണ്ട് ഇപ്പൊ അതെ ഏതു പടക്കാ പൊട്ടിക്കാറ്

ചീനി പടക്ക ചീനി പടക്കത്തിന് എത്ര രൂപയാ

packet ആയിട്ടാണോ മേടിക്കാറ് ഒറ്റക്കാണോ പൊട്ടിക്കാറ് അതോ friends ഒക്കെ ഉണ്ടാവാറുണ്ടോ friends ഉണ്ടാകും ground പോയിട്ട് ഉം ചിരട്ടയുടെ ഉള്ളിൽ ചീനി വെച്ചു പൊട്ടിച്ചിട്ടുണ്ടോ ആഹ് പൊട്ടിക്കാറുണ്ട് അല്ലേ ചിരട്ട തെറിച്ചു പോകുമല്ലോ

പോണം എവിടേക്കെങ്കിലും family ആയിട്ടോ ഉം dress എടുത്തോ പെരുന്നാൾ ആയിട്ട് ഇല്ല എടുക്കുന്നില്ലേ

ഏത് dress ആ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതാ എടുക്കാ ഏതെങ്കിലും ഒക്കെ എടുക്കും നല്ലത് ആരുടെ കൂടെയാ പോകാറ് dress എടുക്കാൻ ഉപ്പൂപ്പാൻ്റെ ഒപ്പം ഏത് കടയിൽ നിന്ന് dress എടുക്കുന്നത് ഏറ്റവും ഇഷ്ടം സാമിയ സാമിയെന്നു എടുക്കുന്നതാ ഇഷ്ടല്ലേ ഉം എനിക്കും അങ്ങനെ തന്നെ സാമിയ ഒരു തൃപ്തിയാണ് സാമിയന്നു എടുത്താൽ ഉം

ഒന്ന് ഒരു ജോഡി pant ഉം shirt ഉം ല്ലേ shoes ഒക്കെ എടുക്കുണ്ടോ shoes ഇല്ല shoes ഇടാറില്ലേ ആഹ് shoes ഉണ്ടോ ആഹ് ഇണ്ട്

ഏർ watch ഇഷ്ടാണോ കയ്യിൽ watch കെട്ടുന്ന ഇഷ്ട ആഹ്

അത് അത് കളയാനായി

ഉം planning ഇല്ല പോണം One day tour ആണോ അതോ രണ്ടു മൂന്നു ദിവസോക്കെ എടുക്കുമോ tour One day tour കാഞ്ഞിരപ്പുഴക്കാണോ പോണത് ആഹ് പോണം കാഞ്ഞിരപ്പുഴ പോയിട്ടുണ്ടോ ആഹ് dam ൻ്റെ മുകളിൽ കേറീട്ടുണ്ടോ dam ൻ്റെ മുകളിൽ കേറീകുണു ഒരുപാട് step കേറണ്ടേ ഉം

feel ഓ കുഴഞ്ഞു അവിടെ നിന്ന് photos ഒക്കെ എടുത്തിട്ടുണ്ടോ ആഹ് നല്ല view ആണ് അല്ലെ photo ഒക്കെ എടുക്കാൻ ഉം ഞാനും പോയിട്ടുണ്ട് പിന്നെ ഉം മൃഗശാല കണ്ടിട്ടുണ്ടോ zoo

മൃഗശാല പോയിട്ടേ ഇല്ല ഓർമയില്ല ചിലപ്പോ പോയിട്ടുണ്ടാകും ആഹ് ആ പാമ്പിനെയൊന്നും കണ്ടിട്ടില്ല മലമ്പുഴ പോയപ്പോ പാമ്പ് museum ത്തിൽ പോയിട്ടുണ്ടോ എന്ത് museum പാമ്പിൻ്റെ museum പോയിട്ടുണ്ടോ അയിലും ഭേദം ഞമ്മൻ്റെ ആട പാമ്പ് വരും തോട്ടില് ആഹ് തോട്ടില്

ഹും നാളെ വിഷു അല്ലെ അപ്പൊ അതിന്‍ടെ കണിയൊ~

അഹ് കണിയൊക്കെ ഇങ്ങനെ fruits ഒക്കെ ഇങ്ങനെ ready

ഇവിടെ ഇനി ഒരുക്കണം എല്ലാം

വിഗ്രഹം വെക്കണം പിന്നെ fruits എല്ലാം ഓരോ അഹ് ഇത് പഴങ്ങളെല്ലാം വെക്കണം

പിന്നെ~ പിന്നെ എന്തുവാ പിന്നെ എന്തോ സെറ്റും മുണ്ടും വെക്കണം പിന്നെ എന്തൊക്കെയാ വെക്കുന്നെ അതിനകത്ത് സെറ്റും മുണ്ടും വെക്കും

നാണയം വെക്കണം പിന്നെ അരിവെക്കാം പഴങ്ങൾ വെക്കാം

ഇവിടെ~ ഞങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ കണിക്കൊന്നടെ ആഹ് ഈ അല്ലാത്തതിന്‍ടെ കിട്ടും

അങ്ങനെ കിട്ടും പിന്നെ അല്ലാതെ നമ്മടെ അവിടെ കിട്ടുന്നത് പോലെത്തെ കണിക്കൊന്നയോന്നുമില്ല ഇവിടെ

അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേൽക്കണം അല്ലയോ? നാളെ രാവിലെ എണീറ്റ് വിളക്ക് കത്തിക്കണം. അതെ അതെ രാവിലെ എണീറ്റ് കണി കാണണം അഹ് രാവിലെ എഴുന്നേറ്റ് കണി കണ്ട് പിന്നെ വിളക്ക് കത്തിച്ച്, ആരാ ചെയുന്നത്, അമ്മയാണോ? ആഹ് അമ്മയായിരിക്കും ചെയുന്നത് രാവിലെ ഞാൻ എങ്ങനെ എണീക്കാമെന്ന് പറഞ്ഞ പക്ഷെ എണീക്കോന്നറി~

രാവിലെ എഴുന്നേൽക്കണം വിളക്ക് കത്തിക്കണം കണി എല്ലാം കാണിക്കണം പിന്നെ പ

സദ്യ അഹ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകണം സദ്യ ഒരുക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നത് അതിനകത്ത് സദ്യക്കകത്ത്? പരിപ്പ്, പപ്പടം, ഓ നമ്മൾ മലയാളികളിടക്ക് സദ്യക്ക് എന്തൊക്കെ ഉണ്ടാകുന്നത് ചോദിക്കാൻ പറ്റുവോ? മലയാളികൾ സദ്യക്ക് എത്ര കൂട്ടം ഇതാണ് ഉണ്ടാക്കുന്നത്

അഹ് പ്രഥമന്‍, സേമിയ

പച്ചടി

അഹ് പച്ചടിയുണ്ട് പിന്നെ

പിന്നെ കടുമാങ്ങ അല്ലെ മാങ്ങ അച്ചാറ് പിന്നെന്തുവാ? പഴം വെക്കും. ഉം

പിന്നെ എന്തു വാ വിഷുന് കൈനീട്ടം കൊടുക്കണം അതെ കൈനീട്ടം കൊടുക്കണം കൈ നീട്ടം വാങ്ങണം

പുതിയ വസ്ത്രമണിയണം അമ്പലത്തിൽ പോയി അമ്പലത്തിന്നു കൈനീട്ടം വാങ്ങണം അതെന്നയാ ഒന്നാമത്തെ കാര്യം ആഹ് ശെരിയാണ് അമ്പലത്തിൽ പോകണം കൃഷ്ണന്‍ടെ അമ്പലത്തിൽ അല്ലെ?

തൊഴുത് കൈനീട്ടം വാങ്ങിക്കണം പതി~

ശ്രി കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്തോ ആണെന്ന് അറിയാം ഉം അത്രേ അറിയത്തൊള്ളൂ? പിന്നെ ഒരു വർഷം നമ്മള് ഇത് ആണ്ടു കഴിഞ്ഞ ഒരു വർഷത്തേക്ക്

പിന്നെ ഇതെല്ലാം കിട്ടുമെന്നാണ് വിശ്വാസം തുമുണ്ടല്ലോ മറ്റേ ആഹ് ഇത് പോലെ ഇങ്ങനെ എന്തുവാ എന്തുവാ പറയുന്നത് അതിനിപ്പം ഈ കാർഷിക ഈ സാധങ്ങളൊക്കെ വെക്കുന്നതേ